ഏഹ് ഇന്നത്തെ വിഷയം രക്ഷാ കർത്തിത്വമാണ്. ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ മുതൽ തന്നെ ആഹ് കുട്ടിയുടെ ശരീരികവും മാനസികാവുമായ വികാസത്തില് രക്ഷിതാക്കള് ഒരു പ്രധാന പങ്കു വഹിക്കുന്നുണ്ട്. സോ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി കൊണ്ട് വരുന്നതിനെയാണ് രക്ഷാ കർത്തിത്വം എന്നതായി നമ്മള് ഉദ്ദേശിക്കുന്നേ. അതില് അച്ഛനും അമ്മയും തുല്യരാണ്. രക്ഷാ കർത്തി രക്ഷാ കർത്താക്കളാണ് ആഹ് കുട്ടിയുടെ എല്ലാ തരത്തിലുള്ള ഏഹ് വളർച്ചക്കും ഏഹ് താങ്ങും തണലുമായിട്ട് നിക്കുന്നത്.

അവരെ തിരുത്താൻ ഏഹ് അവരെ കൂടെ നിക്കുവാനും ശ്രെമിക്കുകയൊള്ളു പലപ്പോഴും. അല്ലെങ്കി അവർക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ അവർ പറയുന്നത് ഒരു ഒരു അധികാരിനെ പോലെ അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ. അനുസരിക്ക എന്നുള്ള ഒരു രീതിയിലാണ് പലപ്പോഴും മാതാപിതാക്കൾ അത് കുട്ടികളെ ഒരു തരത്തിൽ അവരെ മാതാപിതാക്കളിൽ നിന്ന് അകലാൻ അകലാനായിട്ടുള്ള ഒരു കാര്യമാക്കുന്നതിനും പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതൊന്നും ഒരിക്കലും കുട്ടികൾക്ക് ഗുണവും ചെയ്യില്ല കാരണം രക്ഷിതാക്കളുടെ അഭിപ്രായം മാത്രമാണ് കുട്ടികളുടെ മേലിൽ എപ്പഴും അടിച്ചു ഏൽപ്പിക്കാറുള്ളത്. സോ അത്തരത്തിലുള്ള രക്ഷാ കർത്തിത്വം ഒരിക്കലും അത്ര നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവെ നാട്ടിൽ രക്ഷാ കർത്താക്കൾക്ക് എതിരെ യാതൊരു ഏഹ് കാര്യം ഇല്ല എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത് അതിന് വ്യക്തമായ ഒരു നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ്ങോ അല്ലെങ്കിൽ അവർക്കത് എങ്ങനെയാണ് അത് നടപ്പിലാക്കേണ്ടത് ഒക്കെ എങ്ങനെയാണ് ഒരു അച്ഛനുമമ്മയും എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറേണ്ടതുള്ളതിനെപ്പറ്റി നല്ല രീതിയില് ഒരു പരിശീലനം നൽകേണ്ടത് വളരെ അത്യാവശ്യമായിനിക്ക്കാണാൻപറ്റും ഒരു അതിനെ പറ്റി എന്താ അഭിപ്രായം? തീർച്ചയായിട്ടും ഇന്നത്തെ സമകാലിക ഏ കേരളത്തിന്റെ അല്ലെങ്കിൽ നാടിൻറെ രക്ഷാകർതൃത്വം എന്നത് വളരേ പ്രാമുഖ്യം അർഹിക്കുന്നൊരു ആ. അപ്പഴത്തേക്ക് ഏ ഒരു കുട്ടി അതായത് ഭാവി തലമുറേനെ റെപ് ഏ പ്രധിധ്വാനിക്കുന്ന ഒരു കുട്ടിയെന്നൊരു ഏ വ്യക്തിത്വം വളർന്ന് വരുമ്പോൾ അവരെ. മാനസികമായും ശാരീരികമായും അവൻ ഉയർന്ന് വരുന്ന തലങ്ങളിലായാലും ഏറ്റോം കൂടുതല് പ്രചോദനം നൽകേണ്ടത് ആദ്യത്തെ പാടിയ രക്ഷാകർതൃത്വം എന്ന ഒരു ആ സംഭവാണ്. അപ്പോഴത്തേക്ക് ഏ ഒരു കുട്ടി അവന്റെ സ്വാതന്ത്രങ്ങളിൽ അവന്റെ ഇഷ്ടങ്ങളിൽ അവൻ അവന് കഴിവുള്ളൊരു മേഖലയിൽ വളർന്ന് വരുന്നുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും അതിന്റെ പുറകിലൊരു നല്ല രക്ഷാകർതൃത്വം ഉണ്ടായിരിക്കും. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതൽ രക്ഷകർതൃത്വത്തിന് വഹിക്കാൻ പറ്റുന്ന പങ്ക് വളരേ വലുതാണ്. ഏ മറ്റുള്ളവരായി സഹകരിക്കുന്നത് പോലും നിന്നെന്ത്‌ കിട്ടുന്നു തന്റെ മാതാപിതാക്കളെങ്ങനെ അവനെ ഒരു കുട്ടിയെ. പറഞ്ഞ് മനസ്സിലാക്കി വളർത്തുന്നു എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കുട്ടി അവൻ വളർന്ന വ വരുമ്പൊ. അവൻ സമൂഹത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവന് എത്ര നല്ല രക്ഷാകർത്താകൃത്വമാണവനുണ്ടായിട്ടുള്ളത് അവന്റെ മാതാപിതാക്കളവനെ എങ്ങനെയാണ് വളർത്തീള്ളത് എന്നതിന്റെ. മാനദണ്ഡത്തിൽ നമുക്ക് മനസ്സിലാകാനാകും എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റോം കൂടുതല് ആളുകൾ അനുഭവിക്കുന്നതും മോശമായ രക്ഷാകർതൃത്വത്തിന്റെ ഫലമായി ആണ്. ഇനി ഇനി വരുന്ന ഭാവി തലമുറകൾക്കെങ്കിലും ഏ രക്ഷാകർതൃകത്വം എന്നൊരു മഹത്തായൊരു രീതി അത് വളരേ പ്രയോജകരമായ രീതീല് ഉപയോഗിക്കേണ്ട ഒന്നാണ്. ഒരു കുട്ടി ഏ മാതാപിതാക്കൾടെ ഇഷ്ടങ്ങൾക്ക് മാത്രം വളരുന്നതല്ല രക്ഷകർതൃകത്വം എന്ന പറയുന്നത് മാതാപിതാക്കളെ അനുസരിച്ച് അവര് പറയുന്ന നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് സമൂഹത്തെ നോക്കി കാണുകയും.

തീർച്ചയായും ചെലപ്പോഴെങ്കിലും നമ്മള് കാണാറുള്ളത് ദുർബല ശൈലി അധംമ്പിക്കുന്ന മാതാപിതാക്കളെയാണ്. കാരണം ഇത്തരത്തിലുള്ള മാതാ രക്ഷിതാക്കള് കുട്ടികളുടെ ഏതൊരാവശ്യവും നടത്തികൊടുക്കും. കാരണം അവരുടെ വാശി ഇഷ്ട്ടൊ ക്കെ അവര് ആശ്രയിക്കും. ആഹ് കൂട്ടുകാരെ പോലെ തന്നെ ആ മാതാപിതാക്കള് കുട്ടികളോട് പെരുമാറുന്നത്. ഇതിലൂടെ കുട്ടികളുടെ അച്ചടക്കം നഷ്ടപ്പെടുന്നതൊരു പ്രധാന കാരണമായി കാണാറുണ്ട് പലപ്പോഴും. കാരണം ആഹ് കുട്ടികൾക്ക് ഇതിന്ന് കുട്ടികളുടെ വാശിക്കുമുന്നില്. കീഴടങ്ങുന്ന രക്ഷിതാക്കള് ചെലപ്പോഴൊക്കെ എല്ലാ വാശിയും നിറവേറ്റികൊടുക്കുന്നതായി അവരുടൊരു ഭാവിയേ തന്നെ അത് ഇല്ലാതാക്കുന്നതായി പറയാം. അല്ല കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്നത് കൊണ്ട് ഏഹ് കുട്ടികൾ മുതിർന്നവരോടുള്ള ഇഷ്ട അവരിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചുന്ന് വരത്തില്ല. പക്ഷെ മാതാപിതാക്കളെ പരിഗണിക്കുകയും മറ്റുള്ളവരെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനിക്കാനും എല്ലാം ആ ഒരു ആ ഒരു പരിശീലനത്തോട് ബന്ധമാണ്. മാതാപിതാക്കളുടെ പരിശീലനത്തോടെയാണ്. ശിക്ഷണം എന്താണ് മാതാപിതാക്കൾക്ക് കുട്ടികളുടെ അടിസ്ഥാനവശ്യം പോലും ആ ആ അങ്ങനെയാ ഞാൻ പഠി ഞാൻ പറയുന്ന ഗ്രുപ്പിൽ നീ പ്ലസ്ട്ടുവിനു എടുക്കണം. ഇനി ഇത് പഠിച്ചാ മതി. ഏഹ് നീ ഇപ്പൊ സയൻസ് പഠിക്കിണതായിരിക്കും നിനക്ക് നല്ലത്. ഞാൻ അതാ പറയുന്നത്. ആ ഒരുതില് ഇടുക്കുന്ന ആ ഒരു ആ കുട്ടികളോട് എടുക്കുന്ന മാതാപിതാകള് ഒരു തരത്തിലവര് അവരുടെ ഇഷ്ട്ടാനിഷ്ടങ്ങള് അവരുടെ ഒരു രുചി അവർക്ക് എന്ത് കഴിവാണ് അഭിരുചിയൊക്കെ നഷ്ടപ്പെടുന്നത് കാണുന്നതുണ്ട് ഞാൻ പലപ്പോഴും. നിനക്ക് പത്തില് ഇത്രയും മാർക്ക് കിട്ടിയില്ലേ അപ്പൊ ഇനി പ്രശ്നന്ത്‌ തീർച്ചയായിട്ടും പത്താം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങിയ ഒരു കുട്ടിക്ക് ഒരു ഒരു പക്ഷെ എംബിബിസിന് പോകാനോ പ്ലസ്ടുവിനു ബയോളജി ബയോ സയൻസോ മാത്‍സൊ സയൻസ് എടുത്താലോന്നായിരിക്കും ഇഷ്ടായിരിക്ക. ദൈവത്തിന് വേറെന്തെങ്കിലും അല്ലെങ്കിൽ വേറേതെങ്കിലും സബ്ജെക്ട് കോമേഴ്‌സൊ അങ്ങനെന്തെങ്കിലും സബ്ജെക്റ്റുകള് എടുക്കാൻ കഴിയും. പക്ഷെ അത് പോലും സമ്മയ്ക്കാറില്ല. ഞാൻ പറയാവുന്നത് കേട്ടാൽ മതി എന്ന് പറയാവുന്നൊരു അങ്ക്ലിയർ മാതാപിതാക്കളുണ്ട്. അപ്പൊ അവര് ഏഹ് ചെയ്യുന്നതത്രേ ശെരിയായൊരു സമീപനല്ല. പിന്നെ ഏഹ് ചെലരിങ്ങനെ ചെലര് ഇങ്ങനെ ചെലര് കാണിക്കാം. സ്വന്തം ഇഷ്ടത്തിന് പ്രാധാന്യം തരും. അപ്പോ അങ്ങനേയുള്ള ജീവിക്കുന്ന കുട്ടികൾക്ക് പലപ്പോഴും വിഷാദ രോഗതിന്ന് അടിമപ്പെട്ട് അകപ്പെട്ട് നമ്മള് കാണാൻ കഴിവുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു ഏഹ് മാനസികാവസ്ഥയാണ് നൽകുന്നത്. മനസ്സിലുള്ളതെങ്കിലും അധികാര ശൈലിയുള്ളത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ആഹ് ഈ എല്ലാവർക്കും ഒരാധികാരം വേണം. കുറച്ചധികാരം രക്ഷിതാക്കൾക്കുണ്ടാവേണ്ട ആവശ്യം ഇത്തരത്തിലുള്ള ഒരു ശ്രെദ്ധയോടെ ശ്രേദ്ദേയുടെയും ക്ഷമേഷ്ണതയോടെയും വേണം ഈ കുട്ടികളെ ശെരിയായ സ്വഭാവ രീതിയിലൂടെ പഠിപ്പിക്കണം. ആ അതുപോലെ തന്നെ പ്രധാനമായിട്ടും അച്ചടക്കം ആഹ് സാമൂഹ്യ മര്യാദ എല്ലാം പഠിപ്പിക്കേണ്ട ആവശ്യണ്ട്. ബഹുമാനിക്കാനും നല്ല രീതിയിൽ പെരുമാറാനും പറഞ്ഞുകൊടുക്കണം. അങ്ങനെ വളർന്ന് വരുന്ന ഒരു വ്യക്തി മാത്രേ ഒരു ഇന്നത്തെ ഒരു വിദ്യാർത്ഥി നാളത്തെ ഏഹ് എന്താ പറയാ വ്യക്തികളാണ്. അല്ലെങ്കിൽ ഇന്നത്തെ കുഞ്ഞുങ്ങളാണ് നാളത്തെ സമൂഹം എന്ന് പറയാ. ഈ സമൂഹം ആ നല്ലതല്ലെങ്കിൽ ഏഹ് നമുക്ക് പിന്നെ ജീവിക്കാനുള്ള ജീവിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടായി മാറും. ഈ കള്ളന്മാരും കൊള്ളക്കാരും ആഹ് അതുപോലെ സിസ്‌ട്യൂഷൻ ചെയ്യുന്നവരുടെയൊക്ക ഇണ്ടാവുന്നത് ഒരു പക്ഷെ അവരുടെ സാഹചര്യങ്ങളിൽ നിന്നാണ്. നല്ല രീതിയിലൊരു രക്ഷ അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ ആയി തീരൂലന്നാണ് എനിക്ക് തോന്നുന്നത്. കുട്ടികൾക്ക് സാഹിത്യവും ഒപ്പം അവരുടെ ആവശ്യങ്ങളും നടത്തി കൊടുക്കുന്നൊരു ആ മാതാ ഒരു രക്ഷാർത്ത സ്ഥാനം ആ ഒരു രീതിയിലുള്ള രക്ഷാർത്ത സ്ഥാനം പലപ്പോഴും മാതാപിതാക്കൾ ചെയ്യിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചായിട്ടും മാതാപിതാക്കളെമൊരു വഴികാട്ടികളാണ് ആവേണ്ടത് അല്ലെങ്കിലൊരു മാർഗ്ഗദീപമാണാവേണ്ടത് അല്ലാതെ അധികാരികളോ അല്ലെങ്കിൽ മാർഗ്ഗ അവർടെ ഇഷ്ടങ്ങൾക്കും മാർഗങ്ങൾക്കും തടസങ്ങളു ആവരുത്.

അവനെ അവന്റെ അഭിരുചി തിരഞ്ഞെടുക്കാൻ പ്രചോദിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും അവൻറെ മാതാപിതാക്കളായിരിക്കണം. പിന്നീട് വേറൊരു വശമെന്താണെന്ന് വെച്ചാൽ അധികാരി എന്നൊരു ഭാവം വരുമ്പോൾ അയ്യോ അമ്മ വരുന്നു അല്ലെങ്കിൽ അയ്യോ അച്ഛൻ വരുന്നൂന്ന് പറഞ്ഞ് കുട്ടികൾ ഭയപ്പെടുന്നത് ഭയപ്പെടേണ്ടൊരവസ്ഥ വരുന്നു.

സാധിക്കാത്തൊരു അവസ്ഥ അവർക്ക് രൂപപ്പെടുന്നു അച്ഛനമ്മ എന്നത് എന്നുമൊരു പേടി സങ്കല്പമായി മാറുന്നു ഇതൊന്നും ആ നല്ലൊരു രക്ഷാകർത്തകത്വത്തിന് ഏ ഉദാഹരണമായി നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. കുട്ടികളെന്നും അവർടെ സ്വാതന്ത്രങ്ങളറിഞ്ഞ് അവര് ഏ അവർടെ ദൗത്യങ്ങളറിഞ്ഞ് അവര് നാടിന് വീടിന് സമൂഹത്തിന് നൽകേണ്ട ഏ ദൗത്യങ്ങൾ. അല്ലെങ്കിൽ കടപ്പാടുകളൊക്കെ അറിഞ്ഞ് വളരേണ്ട വ്യക്തികളാണ് കുട്ടികൾന്ന് പറയുമ്പോൾ തന്നെ അവരൊരു പതിനെട്ട് വയസ്സ് വരെ തീർച്ചയായിട്ടും അവര് കുട്ടികള് തന്നെയാണ് അപ്പൊ ആ ആ വയസ്സിനുള്ളിൽ കൊടുക്കേണ്ട നല്ല ഉപദേശങ്ങളും. നല്ല വഴികളും പറഞ്ഞ് കൊടുക്കേണ്ട ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ കൊടുത്ത് കൊടുത്താണ് കുട്ടികളെ വളർത്തണ്ടത് പിന്നീടാ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവനെന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിനുത്തരവാദികൾ തീർച്ചായിട്ടും ഈ മാതാപിതാക്കൾ തന്നെയായിരിക്കും അപ്പൊ. അപ്പൊ എന്താ ചെയ്യണ്ടേ വെച്ചാ ആ ഒന്ന് മുതൽ പതിനെട്ട് വയസ്സ്ള്ള ആ വയസ്സുകളിൽ അവനെ തല്ലി അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് എന്ന് പറയാ എന്നതിനേക്കാൾ സ്നേഹത്തിൽ ഉപദേശിച്ച് ആ കുട്ടിയേ.

എന്ത് പറയുന്നു എന്ത് കേൾക്കുന്നൂ അവർടെ കാലഘട്ടത്തിൽ എന്ത് തെറ്റിലേക്കുള്ള വഴികളവരെ. ആ ഓ ഓ ഒരുപാടവരെ ആ അതിലേക്കടുപ്പിക്കും കാരണം അവർടെ ആ ഒരു പ്രായത്തില്ള്ള അവരെ മോഹിപ്പിക്കുന്ന ത തരത്തിലുള്ള തെറ്റുകളും ആ അത് മോഹിപ്പിക്കാനുള്ള ആളുകളും. ഒക്കെ അവർടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന സമയമാണ് ആ സമയത്ത് കുട്ടികൾക്ക് വേണ്ടത് തീർച്ചായിട്ടും ഒരു നൽകം നല്ല മാതൃ നല്ല മാർഗ്ഗനിർദ്ദേശമാണ്. കുട്ടികളെ അധികം ഏ ഭയപ്പെടുത്താത്ത തന്റെ സുഹൃത്തിന് തുല്യനായൊരു ആ അച്ഛനേയും അമ്മയേയും ആണ് ആ ആ ആ നേരത്ത് കുട്ടികൾക്കാവശ്യം അത് മാത്രമല്ല കുട്ടികൾ. ഏ ഒരുപാടുപദ്രവിക്കുകയോ എപ്പഴും എപ്പഴും ഉപദ്രവിക്കുകയും ചെയ്യുമ്പൊ കുട്ടികളുടെ മനസ്സികാവസ്ഥയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അവര് തീരാ ദുഃഖത്തിലേക്ക് അല്ലെങ്കി ഏ ഏ കുട്ടിക്കാലമെന്ന് പറയുമ്പോൾ തന്നെ ആ. അയ്യോ എനിക്കോർക്കാൻ താൽപ്പര്യമില്ല അല്ലെങ്കില് മുഖം വെഷമിക്കുന്ന കുട്ടികളൊത്തിരി പേരെ നമുക്ക് കാണാനാകും കാരണം അവർടെ അച്ഛനും അമ്മയും അവരെ ഏ പരിപാലിച്ച രീതി അവർക്ക് ഒത്തിരി വേദനയുണ്ടാക്കിയതായിരിക്കും.

നമ്മൾ തീർച്ചയായും ഒരു മുതിർന്ന പൗരന്റെ പോലെ ഏ പ്രാധാന്യവും. പരിഗണനയും നൽകി വരണം ഒരിക്കലും അവരെ കളിയാക്കുകയോ അല്ലെങ്കിൽ അത് നീ കുട്ടിയല്ലെ അതുകൊണ്ടങ്ങനെ പറയുന്നത് എന്ന് പറയാതെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവൾടെ. ആഗ്രഹങ്ങൾ ശക്തമാകണെങ്കിൽ അവരോട് കൂടെ ചേർന്ന് നിന്ന് അവരെ നല്ലൊരു പൗരനായി വളർത്തി കൊണ്ട് വരേണ്ടത് തീർച്ചയായും മാതാപിതാക്കളുടെ കടമയാണ്. തീർച്ചയായിയിട്ടും അത് പോലെ തന്നെ നമുക്കൊരു ഇതിന്ന് അല്ലെങ്കിൽ രക്ഷിതാക്കളിൽ നിന്ന് തന്നെയാണ് കുട്ടികൾ ശരിക്കും ഒരൊ കാര്യങ്ങൾ കണ്ട് പഠിക്കുന്നത്. അത് കൊണ്ട് രക്ഷകർത്തത്തിൽ വെറുതെ കുട്ടികളെ സ്ഥിരം കുട്ടികളെ നോക്കലും അവരോടെങ്ങനെ പെരുമാറുമ്പോ മാത്രമേ ഒരു മാ ദമ്പതികൾ ആഹ് എന്ത് വേണം വളരെ ആ ആ കണ്ടിനവരായി അവരുടെ സ്വഭാവം രീതികളും അച്ഛനും അമ്മയും വഴക്കിടുമ്പോൾ അച്ഛൻ അമ്മയേ ഉപദ്രവിച്ചും അല്ലെങ്കിൽ അമ്മ അച്ഛനെ ഒരുപാട് ചീത്ത വിളിക്കും ഉപദ്രവിക്കും ഇതൊക്കെ കണ്ട് വളരുന്ന കുട്ടിക്ക് സ്വഭാവികമായും അവൻ വളർന്ന് വന്ന് വല്യ വ്യക്തിയായി സമ്പത്തിലെ ആ എന്താപറെയാ സമൂഹത്തിന്റെ ഭാഗമായി തീർന്നെങ്കിലും അവൻ ഇതാണ് അവന്റെ ചെറുപ്പം മുതൽ തന്റെ കുഞ്ഞു മനസ്സിലെ കുഞ്ഞു നാളുകളിൽ അവന്റെ ഏഹ് തലച്ചോറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒക്കെ പെരുമാറാഇങ്ങനെ ഒക്കെ പെരുമാറിയാലും വല്യേ കുഴപ്പന്നുല്ല അച്ഛൻ അമ്മയെ സഹിച്ചല്ലോ അമ്മ അച്ഛനെ സഹിച്ചല്ലോ ആ അപ്പൊ എന്റെ ഭാര്യയും സഹിക്ക അല്ലെങ്കി എന്റെ ഭർത്താവും ഇതൊക്കെ സഹിച്ചോളും എന്ന് കരുതി ഭർത്താവിനോടും ഭാര്യനോടും അങ്ങനെ പെരുമാറുമ്പോൾ അവർ ഇത്രേം വലിയ സാഹചര്യത്തിൽ വളർന്ന് വന്നിട്ട് ഇല്ലെങ്കിൽ അത് മാത്രമല്ല അവർക്ക് ഇത് ഒരിക്കലും അത് അവർക്ക് അച്സിപ്റ്റ്‌ ചെയ്യാനോ അത് അംഗീകരിച്ചു കൊടുക്കാനോ സാധിച്ചുന്നു വരില്ലാ അങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു തരത്തിൽ ഒരുപാട് വിവാഹ മോജനങ്ങൾ കുടുംബ കോടതിയിൽ കാണുന്നതെന്ന് എന്നെനിക്കതോന്നുന്നത്. കാരണം കുഞ്ഞു നാളിൽ നമ്മുക്ക് കിട്ടുന്ന പരിശീലനം എന്ന് പറയുന്നത് ദാമ്പതികൾ അല്ലെങ്കി മാതാപിതാക്കളെപ്പോഴും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വഴക്കിടാതെ ഇരിക്കണം എന്ന് ഞാൻ പേരെയുന്നില്ല കാരണം അവര് എപ്പോഴും റീലിറ്റിയിൽനിന്ന് സത്യാവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു നിമിത്തം അയ്യോ അച്ഛനും അമ്മയും തമ്മിൽ വയക്കണമെന്നില്ല അത് കൊണ്ട് എന്റെ ജീവിതത്തിൽ വഴക്ക് വേണ്ടന്ന് അർത്ഥം ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ശരിയല്ല എല്ലാ നോക്കി ഇനി വിവാഹ മോചനം നടക്കോള്ളു എന്നുള്ള ആ പക്ഷെ എന്നിരുന്നാൽ പോലും ഹേ എന്ത് കുറച്ചും കുടി ആരോഗ്യ പരമായ വഴക്കുകൾ ആരോഗ്യ പരമായ രീതിയിൽ ആ എന്തെങ്കിലും പ്രേശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശ്രെമിക്കാം എന്നാണ് വേണ്ടത് കുട്ടികളിൽ നിന്ന് എല്ലാം മറച്ചു വെച്ച് പക്ഷെ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരിക്കലും ഒരു ആ ആ എന്താ പറയാ അവരെ അല്ലെങ്കി അവരെ തല്ലുക അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഉള്ളതൊന്നും കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ങ്ങൾക്ക് കാണുന്ന രീതിയിൽ ആവിവരുത്. കുഞ്ഞുങ്ങൾക്ക് കാണുന്ന രീതിയിൽ ആവരുത്. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങളില് ഏഹ് തീർച്ചയായിട്ടും രക്ഷ കർത്താക്കൾ നല്ല രീതിയിൽ ശ്രെദ്ധ കല്പിക്കേണ്ടതുണ്ട്.